സ്പീക്കർ 2 ഏഹ് ടു യു ഹിയർ ബൈ ഗിവ് മൈ അൺകണ്ടിഷണൽ
സ്പീക്കർ 2 ഇർ റിവോൾക്കബ്ൾ കൺസയിറ്റ് റ്റു ഐ ഐ റ്റി മദ്രാസ്
സ്പീക്കർ 2 ആൻഡ് ദ എസ് റ്റു എസ് കൺസോർട്ടിയം ഫോർ ഇന്ത്യൻ ലാംഗ്വേജസ് റ്റു ടു ആൻഡ് ആൻഡ് ട്രീറ്റട് ദ റെക്കോർഡിങ് ഓഫ് മൈ വോയിസ്
സ്പീക്കർ 2 ആൻഡ് വീഡിയോ ഓഫ് മൈ കോൺവെർസേഷൻ ഓഫ് ട്വൻ്റി ട്വൻ്റി വൺ ടു ട്വൻ്റി ട്വൻ്റി ടു.
സ്പീക്കർ 2 ഫർദർ ഇൻ എക്സ്ചേഞ്ച് ഓഫ് സഫിഷന്റ് കൺസിഡറേഷൻ.
സ്പീക്കർ 2 ഐ ഡു അൺകണ്ടീഷലി ഇർ റെവോക്കബിലി ഇർ റിവോക്കബിലി അസൈൻ ഓൾ മൈ റൈറ്റ്‌സ് ഇൻ ദ റെക്കോർഡ് വീഡിയോ ആൻഡ് ഓഡിയോ ഓഫ്

സ്പീക്കർ 2 ഐ ഡു അണ്ടർ സ്റ്റാൻഡ് ദാറ്റ് ഐഐടി മദ്രാസ് ആൻഡ് ദ എസ് റ്റു എസ് കൺസോർഷ്യം ഫോർ ഇന്ത്യൻ ലാംഗ്വേജസ് ക്യാൻ ലോ ഫുള്ളി റെക്കോർഡർ വീഡിയോ ആൻഡ് ഓഡിയോ.

സ്പീക്കർ 2
സ്പീക്കർ 2
സ്പീക്കർ 2 എടാ എനിക്ക് അങ്ങനെ ഒന്നും പ്രത്യേകിച്ച് പറയാനില്ല.
സ്പീക്കർ 2 വിദ്യാഭ്യാസം എന്നു പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ എന്താണ് ഒരു വ്യക്തിടെ ഏഹ് വളർച്ചയ്ക്കായി സഹായിക്കുന്ന കുറേ അറിവിനാണ് വിദ്യാഭ്യാസം എന്ന് നമ്മള് വിളിക്കുന്നേ അല്ലേ ?
സ്പീക്കർ 2 നമ്മടെ ഭാരതത്തിൻ്റെ ചരിത്രം പരിശോധിച്ചു കഴിഞ്ഞാൽ തന്നെ ഏഹ് ഗുരുകുല വിദ്യാഭ്യാസം മുതൽ ഇന്നത്തെ ആധുനിക ഏഹ്

സ്പീക്കർ 2 ഏഹ് അങ്ങനെയുള്ള ഒരു

സ്പീക്കർ 2 നമ്മള് വിദ്യാഭ്യാസത്തെപ്പറ്റി അല്ലെങ്കിൽ വിദ്യാഭ്യാസത്തിൻ്റെ സമ്പ്രദായങ്ങളെ പറ്റി സംസാരിക്കുമ്പോ ഏഹ്
സ്പീക്കർ 2 അധികം വാചാലനാകുന്നില്ലെങ്കിൽ കൂടി ഞാൻ പറയുകയാണ് ഏഹ്
സ്പീക്കർ 2 പഠനം ഒരു ഏഹ് കുട്ടിയുടെ പഠനം അതുപോലെ അവൻ്റെ ഏഹ് സാമൂഹികമായിട്ടുള്ള വളർച്ചയ്ക്ക് സഹായിക്കുന്ന പല കാര്യങ്ങളുണ്ടല്ലോ? അതായത്
സ്പീക്കർ 2 ഏഹ്മ് മര്യാദ, ഒരാളോടെങ്ങനെ ഏഹ് പെരുമാറണം, ഏഹ് രാജ്യത്തെ നിയമങ്ങൾ

സ്പീക്കർ 2 ആ കലാപരമായ കഴിവുകൾ ഏഹ് അതായത്
സ്പീക്കർ 2 ഏഹ് പടം വരയ്ക്കാനോ സംഗീതത്തിനോ
സ്പീക്കർ 2 അല്ലെങ്കില് ഏഹ് അവൻ്റെ ഒരു അ ആസ്വാദനം ഏഹ്
സ്പീക്കർ 2 ആസ്വാദനത്തിൻ്റെ വികാസത്തെ വർധിപ്പിക്കാൻ തന്നെ സഹായിക്കുന്ന പല ഘടകങ്ങളാണ് വിദ്യാഭ്യാസം

സ്പീക്കർ 2 ഏഹ് ഞാൻ എൻ്റെ ഒരു അനുഭവം പറയാം. ഞാൻ കുട്ടിയായിരുന്നപ്പോ എൻ്റെ ഏഹ് അധ്യാപിക
സ്പീക്കർ 2 ഞാൻ ഒരു പാഠം പഠിച്ചോണ്ട് വന്നില്ല എന്ന് പറഞ്ഞതിനെ ചൊല്ലി എന്നെ ശിക്ഷിച്ചതെനിക്ക് ഓർമ്മയുണ്ട്.

സ്പീക്കർ 2 എൻ്റെ ഏഹ് പഠിക്കുന്നതിനു വേണ്ടി എന്നെ ഒന്ന് അവര്
സ്പീക്കർ 2 പ്രോത്സാഹിപ്പിക്കുകയോ ചെയ്തിരുന്നെങ്കിൽ എന്തെങ്കിലും ഏഹ് സമ്മാനങ്ങളാകട്ടെ അല്ലെങ്കിലൊരു നല്ല വാക്ക് തന്നെ ആകട്ടെ അങ്ങനെ ചെയ്തിരുന്നെങ്കിൽ ഞാനൊരിക്കലും ആ അന്നത് ചെയ്യാതെ വരികയില്ല. പകരം അവരെന്നെ ശിക്ഷിക്കുയാണ് ചെയ്തത്. അപ്പം നമ്മുടെ
സ്പീക്കർ 2 നമ്മുടെ ഏഹ് ഒരു ഏഹ് എന്താ പറയുക?

സ്പീക്കർ 2 ഏഹ് പഠിത്തം അല്ലെങ്കിൽ അറിവിനെ ഒരു ഏഹ്

സ്പീക്കർ 2 ഒരു ആ അവശ്യഘടകത്തിന് ഉപരി ഒരു

സ്പീക്കർ 2 തന്നെയാണ് നമ്മുടെ നാട്ടില്

സ്പീക്കർ 2 പല കുട്ടികളും ഏഹ്
സ്പീക്കർ 2 നമ്മുടെ അധികം ഏഹ്
സ്പീക്കർ 2 അക്രമകാരികൾ ആകാത്ത ഏഹ് അല്ലെങ്കിൽ എന്താ പറയുക?
സ്പീക്കർ 2 കുട്ടികളെ ഉപദ്രവിക്കാത്ത അധ്യാപകരാകണം ആവണം ഇപ്പോ വേണ്ടത്.
സ്പീക്കർ 2 കുട്ടികളെ ഏഹ് നേരായ മാർഗ്ഗത്തിലേക്ക് നയിക്കാൻ കഴിയുന്ന ഒരു
സ്പീക്കർ 2 വിദ്യാഭ്യാസ സമ്പ്രദായാണ് നമ്മുടെ ദേശത്തിനാവശ്യം.

സ്പീക്കർ 2 ഏഹ് മഹാത്മാഗാന്ധി പറയുന്നതുപോലെ ഏഹ്

സ്പീക്കർ 2 ഏഹ് അടിസ്ഥാനം അല്ലെങ്കിൽ ഏഹ് ഈ തലമുറയുടെ ഒരു ഈ
സ്പീക്കർ 2 ഇപ്പൊ വരുന്ന തലമുറയാണ് നമ്മുടെ ആ ദേശത്തെ ഭാവിയിൽ നയിക്കേണ്ടത്. അപ്പോ അവരുടെ വികാസത്തിനും വളർച്ച വളർച്ചയ്ക്കും ആ അനുയോജ്യമായ പല കാര്യങ്ങളും ആയിരിക്കണം നമ്മുടെ വിദ്യാഭ്യാസ സമ്പ്രദായത്തില് ഉൾക്കൊടുത്തേ അല്ല ഉൾപ്പെടുത്തേണ്ടത്.
സ്പീക്കർ 2 പണ്ട് ഗുരുകുലവിദ്യാഭ്യാസമായിരുന്ന കാലത്ത് എന്താണ് നമ്മള് ഗുരുവിന് ചുറ്റുമിരുന്ന് ഗുരു നമുക്ക് അറിവുകൾ പകർന്നു തരും അല്ലെങ്കിൽ പറഞ്ഞുതരും.
സ്പീക്കർ 2 ഗുരു നമ്മളെ ഏഹ് ശാസിക്കുകയല്ലാതെ ഗുരു നമ്മളെ
സ്പീക്കർ 2 നയിക്കുകയാണ്. അതുപോലുള്ളൊരു ഏഹ് സമ്പ്രദായം ഇന്ന് നമ്മുടെ നാട്ടിലില്ല.

സ്പീക്കർ 2 ഒരു ആ യന്ത്രത്തെ പോലെയാണ് ഈ വിദ്യാഭ്യാസ ആ സമ്പ്രദായങ്ങളെ കണക്കാക്കുന്നത്.
സ്പീക്കർ 2 രാവിലെ ആ ഒരാൾ പാഠ ആ പഠന ശാലയിലേക്ക് വരുന്നു

സ്പീക്കർ 2 ഒരു മുറിയിലിരുന്ന് അധ്യാപകൻ അവനറിവ് കൊടുക്കുന്നു. ആ അറിവിലെത്രത്തോളമാവാന് ലഭിക്കുന്നുണ്ടെന്നുള്ളത് വലിയൊരു ചോദ്യചിഹ്നമാണ്.

സ്പീക്കർ 2 ആ അതെ അതെ അതെ നീ ഈ പറയുന്നതിലൊക്കെ കാര്യമുണ്ട്.

സ്പീക്കർ 2 ഒരിക്കലൊരാൾ ഏഹ് ഒരു ഗുരുവിൻ്റടുത്ത്
സ്പീക്കർ 2 ഏഹ് വിദ്യ അഭ്യസിക്കാൻ ചെന്നു. വിദ്യാഭ്യാസിക്കാൻ ചെന്നപ്പോ ഗുരു അയാളോട് പറഞ്ഞു.
സ്പീക്കർ 2 ഏഹ് ഒരു വിദ്യാർത്ഥിയെന്ന് പറയുന്നത് ഒരു
സ്പീക്കർ 2 കാലി പാത്രം പോലെ ആയിരിക്കണമെന്ന്.
സ്പീക്കർ 2 ആ ഒരു കാലി പാത്രത്തിലേക്ക് മാത്രമേ നമുക്ക് വെള്ളം നിറയ്ക്കാൻ പറ്റുവൊള്ളൂ. ഓൾറെഡി

സ്പീക്കർ 2 നിറഞ്ഞിരിക്കുന്നൊരു പാത്രത്തിലേക്ക് വെള്ളം നിറച്ചു കഴിഞ്ഞാൽ അത് ഏഹ് തുളുമ്പി പുറത്തേക്ക് പോകും.
സ്പീക്കർ 2 അപ്പോ ഏഹ് അത് വിദ്യാർഥികളുടെ മനസ്സും അതുപോലെ ആയിരിക്കണം.
സ്പീക്കർ 2 ഏഹ് അതിന് തയ്യാറെടുക്കേണ്ടത്
സ്പീക്കർ 2 കുടുംബങ്ങളിൽ നിന്നു തന്നെയാണ്. ഒരു കുട്ടി ഏഹ്
സ്പീക്കർ 2 ഏഹ് ഒരാൾ പറഞ്ഞു തരുന്നത് എന്തായാലും അത് സ്വീകരിപ്പിക്കാൻ കൂടി ഏഹ് മാതാപിതാക്കൾ അവനെ സജ്ജമാക്കേണ്ടതുണ്ട്.
സ്പീക്കർ 2 ഏഹ് പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
സ്പീക്കർ 2 ഏഹ് നമ്മുടെ ഇപ്പൊ ഇപ്പോ സമൂഹത്തിൽ ചർച്ച ചെയ്യുന്നൊരു കാര്യമാണ്
സ്പീക്കർ 2 വിദ്യാലയങ്ങളില് എന്താണ്? ഏഹ്
സ്പീക്കർ 2 അറിവ് മാത്രമല്ല അവന് സാമൂഹവുമായി പെരുമാറാൻ കൂടി പറഞ്ഞു കൊടുക്കണം.
സ്പീക്കർ 2 പിന്നെ ക ഏഹ് കളിയാക്കുന്ന പല അധ്യാപകരും എൻ്റെ ചെറുപ്പകാലത്തുണ്ടായിരുന്നു. എന്നെ പണ്ടൊരിക്കൽ ഏഹ് തടിയാ എന്ന് വിളിച്ചൊരു അധ്യാപിക എൻ്റെ മനസ്സിൽ ഇപ്പോഴും ഓർമ്മയിൽ കിടക്കുന്നു.
സ്പീക്കർ 2 അങ്ങനെയുള്ള ഏഹ് അങ്ങനെയുള്ള അധ്യാപകരും അല്ലെങ്കിൽ
സ്പീക്കർ 2 അതു പോലുള്ള കാര്യങ്ങൾ പ്രവൃത്തികളിൽ ഏർപ്പെടുന്ന ആളുകളും
സ്പീക്കർ 2 ഒരു ഏഹ് പഠന ശാലയിലൊണ്ടെങ്കിൽ അത് ഏഹ്
സ്പീക്കർ 2 ആ കുട്ടിക്ക് ആ കുട്ടിയുടെ മാനസിക വളർച്ചയിലത് ഗുരുതരമായിട്ട് ബാധിക്കും.
സ്പീക്കർ 2 അവനറിവ് സ്വീകരിക്കുന്ന രീതിയിലത് അവനെ ഏഹ് രൂക്ഷമായി ഏഹ്

സ്പീക്കർ 2 ഇതിനു മുന്നോടിയായിട്ടുള്ള മാറ്റങ്ങൾ കൊണ്ടുവരേണ്ടതുണ്ട്. അത് ഏഹ് സർക്കാരും അതുപോലെതന്നെ വിദ്യാഭ്യാസ ഏഹ് ആ
സ്പീക്കർ 2 ആഹ്‌ വിദ്യാഭ്യാസ ഉദ്യോഗസ്ഥരും എല്ലാം തന്നെ അതിന് വേണ്ടി മുന്നോടിയെടുത്ത്

സ്പീക്കർ 2 എടാ അഭിപ്രായൊന്നു വെച്ച് കഴിഞ്ഞാ നമ്മുടെ ഏഹ്
സ്പീക്കർ 2 ആ ആ എന്താ പറയുവാ കൂടുതലായി നിയന്ത്രിക്കേണ്ടതുണ്ട്.
സ്പീക്കർ 2 ഏഹ് ഇപ്പോ ഏഹ് ജാതീയമായ ക മായ മുതല്
സ്പീക്കർ 2 ഏഹ് മതപരമായ അങ്ങനെയുള്ള പല ഏഹ്
സ്പീക്കർ 2 വിവേചനങ്ങളും നമ്മുടെ സമൂഹത്തിൽ നടക്കുന്നുണ്ടല്ലോ?
സ്പീക്കർ 2 അപ്പോ അതിനെയെല്ലാം സർക്കാര് നിയന്ത്രിക്കണോന്നാണ് എൻ്റെ അഭിപ്രായം.
സ്പീക്കർ 2

സ്പീക്കർ 2 ചർച്ച അവസാനിപ്പിക്കാന്ന് തോന്നുന്നു. നമുക്ക് പിന്നെ കൂടുതലായി പിന്നെ സംസാരിക്കാം.